സ്പീക്കർ 1 പക്ഷെ ആ ഒരു യാത്രക്ക് പോയ സമയത്തില് എനിക്കിത് നല്ലോണം തോന്നി എന്തെന്നെച്ചാൽ പോയ ദൂരങ്ങളും കണ്ട കാഴ്ച്ചകളും തന്നെ എന്റെ ജീവിതം എന്തോ മാരി മാറിയ പോലെ ഇപ്പോ അതിന്റൊരു ഇല്ലാത്ത ഇല്ലായ്‌മ തോന്നുന്ന പോലേന്നന്നെ എനിക്ക് തോന്നിണ്ട്.
സ്പീക്കർ 1 അതോർത്തിട്ടാണ് ഞാനിപ്പൊ നിന്നോട് സംസാരിക്കാൻ വന്നത് ഇപ്പൊ നിനക്കെന്താ തോന്നുന്നത് അതിനെ കുറിച്ച്.
സ്പീക്കർ 2 അതെ യാത്രകൾ എപ്പൊഴും നമ്മുക്ക് മനോഹരമായ അനുബോധി പകരുന്ന ഒന്നാണ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും സന്തോഷമേറിയ അനുഭവങ്ങളായിരിക്കും യാത്രയിലൂടെ ആ ആലോചിക്കുന്നത് പക്ഷെ ചില സമയങ്ങളിൽ നമ്മുക്ക് നമ്മുടെ ഏറ്റവും വിഷമം നിറഞ്ഞ അവസ്ഥകളും
സ്പീക്കർ 2 സമയങ്ങളും സന്ദർഭങ്ങളായിരിക്കും നമ്മുക്ക് ഓർമ വര എന്തെന്ന് ചെന്നാലും നമ്മുക്ക് ഒരു യാത്രയിലൂടെ നമ്മടെ ജീവിതത്തിലെ കൊറേ കാര്യങ്ങൾ നമ്മുക്ക് മാറ്റം പറ്റുന്നതാണ് എനിക്ക് അങ്ങനെ കൊറേ യാത്രകളിണ്ടായിട്ടിണ്ട് ചിലത് എൻ്റെ വിരഹം ഉണർത്തുന്നായിരിക്കും
സ്പീക്കർ 2 ചിലത് എന്നെ സന്തോഷമുള്ളതാക്കുന്നതായിരിയ്ക്കും ഏഹ് എഹ് നമ്മുടെ വൈഷ്ണവിന് ഏ ഏറ്റവും സന്തോഷം ഉള്ളതാക്കുന്ന ഒരു യാത്രെടെ അനുഭവം പങ്ക് വെക്കാമോ?
സ്പീക്കർ 1 ഏറ്റവും സന്തോഷമേറിയ യാത്രയെന്ന് വെച്ചാൽ ഏ കൊറേ യാത്ര പോയിട്ടുണ്ട് ഞാൻ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പക്ഷെ ഏറ്റവും ഓർമ്മക്ക് വരുന്നൊരു യാത്രാന്ന് പറഞ്ഞാ എന്റെ കൊച്ച് കാലത്ത് ഞാൻ ഏ കൂട്ട്കാർടെ കൂടെ.
സ്പീക്കർ 1 കൊടൈ കൂട്ടുകാരല്ല വീട്ട്കാർടെ കൂടെ കൊടൈക്കനാലിൽ പോയതായിരുന്നു ശെരിക്കും പറഞ്ഞാ എനിക്കാ യാത്രയെ കുറിച്ച് വലുതായിട്ടോർമയൊന്നുല്ല പക്ഷെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഓർമ്മകൾ മാത്രേ എനിക്ക് ബാക്കിയുള്ളൂ മലകളിലൂടെ വണ്ടി വഴി പോകുമ്പോൾ ആ ഒരു.
സ്പീക്കർ 1 ഔ ഉയർച്ചയും പിന്നെ ആ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നേന്റെ ആ ഒരു ആ എന്റെ ഉള്ളിൽ തന്നെ ഉണർന്നൊരിതും ഓർക്കുമ്പോൾ തന്നെ ഇത്ര ഒരു പാർട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും എനിക്കത് ഓർത്ത് ഇപ്പഴും സന്തോഷം മാത്രേ വരാറുള്ളൂ.
സ്പീക്കർ 1 എന്റെ വീട്ടുകാരായാലും അവരോട് സംസാരിക്കുമ്പഴും അവർക്കത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രേ പറയാനുള്ളൂ ആ സമയത്താണ് ആദ്യായിട്ട് ഞാൻ വീട്ടിലിണ്ടാക്ക്ന്ന ചോക്ലേറ്റ് ഞാനാദ്യായിട്ട് കഴിക്കുന്നത് അത് തന്നെ എനിക്ക് വളരെ നല്ല ഒരു ഏ ഓർമ തന്നെയാണ്.
സ്പീക്കർ 1 അപ്പം കുട്ടിക്കാലത്തെ ആ ഒരു യാത്രയാണ് എപ്പൊ നോക്കിയാലും എനിക്കേറ്റോം ഏ പ്രിയപ്പെട്ടതായിട്ടുള്ള യാത്ര ഇപ്പൊ മഹേശ്വരിക്കാണെങ്കി ഏത് യാത്രയാണ് ഏറ്റോം പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്.
സ്പീക്കർ 2 എഹ് എനിക്കിതുപോലെ യാത്ര എന്ന് പറയുമ്പോ എൻ്റെ ബാല്യക്കാലമാണ് എനിക്ക് ഓർമവരാ ബാല്യക്കാലത്ത് ഏറ്റവും കൂടുതലെനിക്ക് ഇഷ്മേറിയ യാത്രാന്ന് വെച്ചാൽ എഹ് വിദ്യാലത്തിലേക്ക് പോവുന്ന യാത്രയാണ് ഏഹ്
സ്പീക്കർ 2 വിദ്യാലത്തിക്കിള്ള ദിവസങ്ങളിൽ ഞാൻ നടന്ന് പോവും ചില ദിവസങ്ങളിൽ ബസ്സ് വാഹനങ്ങളിലായിരിക്കും പോവിണ്ടാവ എഹ് അപ്പോൾ എഹ് കൊറേ യാത്രക്കും അതിന്റെതായ ഓർമ്മകൾ കാണും.
സ്പീക്കർ 2 എന്നാലും എൻ്റെ ബാല്യക്കാലത്ത് ഏറ്റവും ഏഹ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഒന്നാണ് ഈ യാത്രകൾ വിദ്യാലത്തിലേക്ക് പോകുന്ന യാത്രകൾ. ചില യാത്രകളിൽ എനിക്ക് ഭയങ്കര വേഷമായിരിക്കും ഉണ്ടാവുക എന്നാലും ബസ്സ് കിട്ടാതെ
സ്പീക്കർ 2 ഏഹ് നടന്നു പോവുമ്പോ മഴയത്ത് ഞാൻ നഞ്ഞഞ്ഞിട്ടുള്ള യാത്രകൾ ഏഹ് ചെല ദിവസം ഞാൻ കൊട കൊണ്ടരാതെ എൻ്റെ എഹ് എഹ് വിദ്യാർത്ഥി സുഹൃത്ത് എന്നെ എഹ് സഹായിച്ചതായിരിക്കും അതല്ലാതെ എൻ്റെ എഹ് ഓർമയിൽ ഇപ്പഴും നിൽക്കുന്ന
സ്പീക്കർ 2 ഒന്നാണ് എഹ് അപ്പൊ യാത്രയിൽ പറയുമ്പോ അതൊക്കെ വളരെ കൗതുകമേറിയ ഒരു യാത്രയായിരുന്നു അന്ന് ആ കാലത്ത് എഹ് യാത്രകൾ പല വിധത്തിലിണ്ടാവും
സ്പീക്കർ 2 എഹ് കഷ്ട്ടതയിലൂടെ നമ്മൾ പോകുന്ന യാത്ര വളരെ ഏഹ് എഹ് ഈസി വിഷമമില്ലാതെ പോവുന്ന യാത്രയുണ്ടാവും അപ്പൊ എഹ് തനിക്ക് ഈ
സ്പീക്കർ 2 എഹ് ഈ ആ കഷ്ട്ടതയിലൂടെ പോയിട്ടുള്ള യാത്രെയുടെ അനുഭവം പങ്ക് വെക്കുമോ
സ്പീക്കർ 1 കഷ്ടത ശെരിക്കും പറഞ്ഞാ ആ സമയത്ത് എനിക്ക് ഭയങ്കര കഷ്ടതയായിരുന്നെങ്കിലും നടന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ആലോചിക്കുമ്പൊ അതും എനിക്ക് വളരേ ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു ഞങ്ങള് പണ്ടൊരു രണ്ട് വർഷം മുമ്പ് ഞാനും എന്റെ സഹപാഠികളും കൂടെ.
സ്പീക്കർ 1 മൂന്നാറ് വരെ ഏ ഒരു യാത്രക്ക് പോയായിരുന്നു മൂന്നാർക്ക് പോയിട്ട് അവിടെ വല്ല്യ രസമായിരുന്നു എന്നാലും അതിനെക്കാട്ടിലും അവിടെ പോയി ഞങ്ങള് ഒരു ദിവസം മാത്രായിരുന്നു യാത്ര ഞങ്ങൾ ആ ഉദ്ധേശണ്ടായിരുന്നത്.
സ്പീക്കർ 1 അവിടെ പോയി അവിടെ എറങ്ങുന്ന വഴിയേ ഞങ്ങടെ ഇരുചക്ര വാഹനത്തിലേ ആ ടയറിലെ കാറ്റ് ഒരു ആണി കുത്തി കേറി മൊത്തം പോയി അപ്പൊ പിന്നെ ഞങ്ങള് മരാ മലയിലെ വഴിയിലേ ഒരു ഓരത്തിൽ ഞങ്ങൾ.
സ്പീക്കർ 1 ആ കാറ്റില്ലാത്തൊരു ബൈക്കുമായി ഇരുട്ടത്ത് നിക്കുകയാണ് നിക്കുമ്പോൾ മൊത്തം ആ വല്ല്യ വല്ല്യ വാഹനങ്ങളും എല്ലാം വഴിയേ പോകുമ്പോൾ അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ചുറ്റുരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്തെല്ലാം.
സ്പീക്കർ 1 ചുറ്റും നോക്കുമ്പൊ ഭയങ്കര ഇരുട്ടും മേളില് ചന്ദ്രൻ പോലുല്ല മൊത്തം മൂടി കെടക്കുന്നൊരവസ്ഥ അപ്പഴാണ് ഞാൻ ശെരിക്കും വളരെ പേടിച്ചൊടങ്ങിയത് എന്റെ അവസ്ഥ എന്താണ് എന്റെ ബാക്കി കൂട്ടാരാണെങ്കിൽ അവർടെ വണ്ടി എടുത്തോണ്ട് ആ.
സ്പീക്കർ 1 നഗരം വരെ പോയിരിക്കായിരുന്നു വണ്ടി ശെരിയാക്കാനും ആ ഒരാളെ കൂട്ടി കൊണ്ട് വരാനായിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ശെരിക്കും പേടി വന്നത് കാരണം ഒരു പ്രാവശ്യം ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പൊ എന്റെ കൂട്ടുകാരനെ കാണാനില്ല അവനാണെങ്കി നെലത്തിരിക്കായിരുന്നു പക്ഷെ ഇരുട്ടത്താണെങ്കി അവനെ പെട്ടെന്ന് കാണാതായപ്പോൾ ഞാൻ വളരേ ഒന്ന് പേടിച്ച് പോയി.
സ്പീക്കർ 1 അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യാ എന്താ നടക്കാൻ പോണേന്നൊരു അറിയാത്തൊരവസരായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് അങ്ങനത്തെ ആ ഒരു ഓർമ ഞാനൊരിക്കലും മറക്കാതെ മരണം വരെ അതോർത്തിരിക്കും എന്നുള്ളൊരു.
സ്പീക്കർ 1 ഉൾകൊള്ളൽ എനിക്കുണ്ടായിരുന്നത് ഇപ്പോ മഹേശ്വരിക്കാണെങ്കി ഇങ്ങനത്തെ വല്ലേ ഇതും നടന്നിട്ടുണ്ടോ.
സ്പീക്കർ 2 ഏഹ് അത് പ്രെശ്നം അത് വളരെ ഒരു സാഹസികമേറിയ യാത്ര തന്നെയായിരുന്നു എനിക്കും അങ്ങനെ ഈ അടുത്തൊരു സാഹസിക്കമേറിയ യാത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങടെ സഹപാഠികൾടെ കൂടെ ഗോവക്ക് പോയതായിരുന്നു അത് വളരെ അധികം സാഹസികമായിരുന്നു
സ്പീക്കർ 2 ഏഹ് നമ്മുടെ എഹ് സഹപാഠികൾലെ ഒരു കുട്ടിനെ കാണാതെയാവയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്.വളരെ അധികം ഞങ്ങൾ ഭയപ്പെട്ടു ആ നേരത്ത് കോ അവിടെ ഇണ്ടായിരുന്ന ആളുകളെ വിളിച്ച് കൂട്ടി എല്ലാവർക്കും
സ്പീക്കർ 2 എഹ് ഈ കുട്ടിയെ അറിയോന്ന് ചോയിക്കായിരുന്നു എന്നാൽ ഏഹ് എല്ലാ എല്ലാ യാത്രകളുടെയും അവസരം നമ്മുക്ക് ഒരു തിരിച്ചറിവ്വ് ഉണ്ടാവുന്ന ഒന്ന് ഒന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ യാത്രകൾക്കും അതിന്റെതായ ഒരു
സ്പീക്കർ 2 കാരണം ഉണ്ടാവും ഒന്നുല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ അതൊരു ചീത്ത അനുഭവമായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാലും അത് വളരെ ഒരു അനുഭവമായി
സ്പീക്കർ 2 ഞാൻ ഇപ്പഴും കാത്ത് സൂക്ഷിക്ക്ന്നുണ്ട്. പിന്നെ ബാക്കിയിള്ളത് താങ്കൾ പറഞ്ഞാലും
സ്പീക്കർ 1 മഹേശ്വരി പറഞ്ഞതില് ഒരു കാര്യം ശെരിയാണ് യാത്രക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ കൊറേ കാര്യങ്ങള് അറിയാറുണ്ട് എന്നുവെച്ചാൽ പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കാര്യങ്ങളെങ്ങനെയാണ് നമ്മൾ നമ്മളെ കുറിച്ചെന്താണ് ചിന്തിക്കുന്നത് എന്നുവെച്ചാൽ.
സ്പീക്കർ 1 പുറത്തുള്ളത് ശെരിക്ക് മനസ്സിലാക്കിയാലല്ലേ അകത്തുള്ളതെന്താണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു നല്ല നീണ്ട യാത്രയിലൊക്കെ പോകുമ്പഴേ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണാണെങ്കിൽ യാത്രാ എന്ന് പറയുന്നത് ജീവിതം തന്നെ ഒരു യാത്ര പോലെയാണ്.
സ്പീക്കർ 1 അങ്ങനെ നോക്കുമ്പോൾ ഏ എന്തൊക്കെ കാഴ്ച്ചകളാണ് നമ്മൾ കാണുന്നത് ഇപ്പം മഹേശ്വരി പറഞ്ഞില്ലേ മഹേശ്വരിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുന്നന്നെ ഒരു യാത്ര പോലെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്നതൊക്കെ ഒരു യാത്രയാണ് അങ്ങനെ തന്നെ.
സ്പീക്കർ 1 എന്ത് ചെറിയ കാര്യാണെങ്കിലും നമ്മളാ ഒരു സ്ഥലത്തിന്ന് പൊറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്കെത്തുന്നതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമായൊരു കാര്യം ഇപ്പൊ ഒരു യാത്രക്ക് നമ്മൾ എറങ്ങുമ്പോൾ എന്താ ചെയ്യാൻ പോണേ എന്നുള്ളൊരു ഉത്സാഹണ്ടാകും.

സ്പീക്കർ 1 പിന്നെ തിരിച്ച് വരാനുള്ളൊരു വഴിയും വീട്ടിലെത്തീട്ട് ശാന്തമായി കെടന്നുറങ്ങുന്നതും അതിന്റതന്നെയായിട്ടൊരു സുഖാണ് എനിക്കതാ ഈ എടയായിട്ടൊരു യാത്ര പോയിട്ടാണ് എനിക്കത് പെട്ടന്ന് മനസ്സിലായത് പിന്നെ ഞാൻ കണ്ടൊരു ചലച്ചിത്രത്തിൽ പറയുന്നുണ്ട് യാത്രെടെ ഏറ്റോം.
സ്പീക്കർ 1 ഭംഗിയായിട്ടുള്ള ഭാഗംന്ന് പറഞ്ഞത് തിരിച്ചുവരാനുള്ള ഒരു സ്ഥലം ഉള്ളതാണ് അതാണ് അതിന്റെ അവസാനവും അതിനെ ഒരു പൂർണിമ കൊടുക്കുന്നതും അതിനെക്കുറിച്ച് മഹേശ്വരിക്കെന്താണ് പറയാനുള്ളത്.

സ്പീക്കർ 2 ഏഹ് ചില ആളുകൾ യാത്ര ചെയ്യ്ന്നത് ചെല ഓർമ്മകൾ മറക്കാനായിരിക്കാം ചില ആൾക്കാർ ഏഹ് നമ്മുടെ വിരഹം മറക്കാൻ വേണ്ടി ദൂരങ്ങ ദൂരം
സ്പീക്കർ 2 ദൂരെ യാത്രകൾ എടുക്കാറിണ്ട് അപ്പോൾ എഹ് അത് അത് എഹ് നമ്മുക്ക് ഏഹ് പ്രേശ്നങ്ങളിൽ നിന്നും അവർ ഓടുന്നതായിട്ടാണോ അതോ
സ്പീക്കർ 2 ഏഹ് അവർ വളരെ അധികം ഏഹ് നല്ല രീതിയിൽ പ്രേശ്നങ്ങളെ ഏഹ് നേരിടാൻ വേണ്ടി അവർ യാത്രയെ ഏഹ് ഒരു നല്ല മാധ്യമമായി എടുക്കുന്നതായിട്ടാണോ

സ്പീക്കർ 1 ആ മഹേശ്വരി പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞേന് മുമ്പ് എനിക്കിപ്പോ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാണ് ഏ ഇപ്പെന്തെന്നെച്ചാൽ ഒരു യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള്.
സ്പീക്കർ 1 എന്ത് കാണാനായിട്ടാണ് പോകുന്നേ എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക്ണ്ടാവില്ലെ അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ആദ്യം മഹേശ്വരിയോട് ഒരു കാര്യം ചോയ്ക്കാനുണ്ട് ഇതുവരെ പോയിട്ടുള്ള യാത്ര വിട്ടിട്ട് ഭാവിയില് മഹേശ്വരിക്ക് കാണാൻ ഏറ്റവും ആഗ്രഹള്ളൊരു സ്ഥലേതായിരിക്കും.
സ്പീക്കർ 2 എനിക്ക് പല സ്ഥലങ്ങളിളേക്കും പോവാൻ വളരെ കൗതുകം ഉണ്ട് ഏഹ് എന്നാലും എനിക്ക് ഏ നമ്മളെ ഏഹ്
സ്പീക്കർ 2 ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂ ഡൽലിലേക്ക് പോവാൻ വളരെ എഹ് ആഗഹമുണ്ട് ഞാൻ ഇതുവരേക്കും ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല അവിടെ കാണാൻ കൊറേ കാര്യങ്ങളിണ്ട് അവിടെ എഹ് അവിടത്തെ ഭക്ഷണം
സ്പീക്കർ 2 ഏഹ് അവിടുത്തെ ആൾക്കാരുടെ സംസ്ക്കാരം എഹ് എല്ലാതും എനിക്ക് അനുഭവിച്ച് അറിയണം ന്ന് ഉണ്ട് യാത്രയടെ പ്രധാനമായൊരു കാര്യാണ് അവടത്തെ ആളുകളെയും അവിടുത്തെ സംസ്ക്കാരോം ഭക്ഷണ രീതിയും മനസിലാകുന്നത് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലിയും
സ്പീക്കർ 2 വിവിധമായിട്ടുള്ള ഈ കാര്യങ്ങൾ അറിയാൻ എനിക്ക് വളരെ കൗതുകവുണ്ട്.അതാണ് ഞാൻ യാത്രയിൽ ആദ്യം കാണുന്ന ഒരു കാര്യം അവിടുത്തെ ആൾക്കാരിടെ ഭക്ഷണം അവിടത്തെ വെൽ ജീവിക്കുന്ന രീതി അതെല്ലാ അറിയാനുള്ള ഒരു കൗതുവാണ്.
സ്പീക്കർ 2 അപ്പൊ താങ്കൾക്ക് ആ ഒരു എഹ് രീതിയിൽ യാത്രകൾ ചെയ്യാനാണോ താല്പര്യം അതോ എഹ് നമ്മടെ പ്രേശ്നങ്ങൾ മറന്ന് എഹ് ഉല്ലാസം എന്നുള്ളൊരു ചിന്തയിൽ യാത്രകൾ ചെയ്യാനാണോ ഇഷ്ട്ടം
സ്പീക്കർ 1 അങ്ങനെ ചോദിച്ചാ ഇപ്പിങ്ങനെ ഏതെങ്കിലൊരണ്ണമായിട്ട് മാത്രാണ് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല ഏ കാര്യങ്ങൾ മറക്കാനായിട്ടും ഇപ്പൊ ജീവിതത്തിന്നന്നെ നമുക്ക് കൊറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടല്ലോ വീട്ടിലെ പ്രശ്നങ്ങൾ ആ പഠനശാലയിലെ പ്രശ്നങ്ങൾ.
സ്പീക്കർ 1 അങ്ങനെ പറയുന്ന കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊറേ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ അതെല്ലാം വിട്ട് മറന്ന് അതീന്നോടി രക്ഷപ്പെടുന്നൊരു വഴിയും കൂടെയാണ് യാത്രാന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനൊരു ഇതായിട്ട് ഞാൻ കാണുന്നുണ്ട് ആ ഒര് പോകുന്നൊരു രണ്ടോ മൂന്നോ ദിവസം തന്നെ ഞാൻ എന്റെ.
സ്പീക്കർ 1 അതിന്റെ മുമ്പത്തെ ജീവിതം മറന്ന് അവിടെ പോയി അവിടെ എന്തൊക്കെ ഉള്ളേന്ന് കാണുന്നത് ഇപ്പം മഹേശ്വരി പറഞ്ഞ പോലെ അവിടത്തെ കാഴ്ച്ചകളും കഴിക്കാനുള്ള ആ സാനങ്ങളും അവിടത്തെ രീതികളും കാണുന്നത് ഏ.
സ്പീക്കർ 1 അതിന്റൊരു കൗതുകം തന്നെ എന്റെ പഴേ ജീവിതവും എന്റെ പഴേ പ്രശ്നങ്ങളും മറക്കാനുള്ളൊരു വഴിയായിട്ട് തന്നേണ് കാണുന്നത് എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളൊരു കുറച്ച് ദൂരത്തിനെ ഒരു വ്യത്യാസത്തിൽ തന്നെ രണ്ട് സ്ഥലങ്ങൾ രണ്ട് വേറെ വേറെ ലോകങ്ങൾ മാരിള്ളൊരു വ്യത്യാസം തന്നെയാണ് വരാൻ പോകുന്നത്.
സ്പീക്കർ 1 അങ്ങനൊരു അവസരത്തിൽ നമ്മൾ എന്തിനാണ് ഏ ഒരു യാത്ര ചെയ്യുമ്പോൾ അവിടത്തെ സാനങ്ങൾ കാണുന്നത് വളരേ ആവശ്യകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോ ഞാൻ മഹേശ്വരിയോട് മുമ്പ് ചോദിച്ചതിന്റെ എന്റെ ഉത്തരെന്താന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നമ്മടെ ആ ഭാരതം വിട്ട്.
സ്പീക്കർ 1 ഏ വെളി രാജ്യങ്ങളിലേക്ക് പോകാനൊള്ളൊരു ആഗ്രഹണ്ട് ഏ നെതർലൻഡ്സ് സ്ഥലങ്ങളിലൊക്കെ വളരേ പ്രകൃതി ഭംഗിയും മലകളും നദികളും ഒക്കെ കാണാനായിട്ട് എനിക്ക് വളരെ ആഗ്രഹള്ളൊരു കാര്യം തന്നെയാണ്.
സ്പീക്കർ 1 അപ്പൊ അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ് അവിടത്തെ ഭക്ഷണങ്ങളെങ്ങനെയാണ് എന്ന മഹേശ്വരി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കാണാനും വളരേ കൊതുകുള്ളൊരു കാര്യാണ് ഇപ്പോ സിനിമകൾടെ യാത്രെടെ ഒരൂ ആ ആണെന്ന് മഹേശ്വരി .
സ്പീക്കർ 2 ചിത്രങ്ങളിൽ നമ്മൾ ഏഹ് ഏറ്റവും കാണുന്നത് യാത്രകൾ എന്ന് വെച്ചാൽ ഒരു കാര്യം മറക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ആ കാര്യം എഹ് ഒരു സന്തോഷമുള്ളതാക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നായിട്ടായിരിക്കും നമ്മൾ കൂടുതലും
സ്പീക്കർ 2 ചിത്രങ്ങളിൽ ഈ യാത്രകളെ കൊണ്ട് ഇവർ കാണിക്കുന്നത്.പക്ഷെ ചിത്രങ്ങളിൽ ഏഹ് പല വിധങ്ങളിലും നമ്മുക്ക് ഓരോ സ്ഥലതിന്റേം
സ്പീക്കർ 2 വർണങ്ങൾ അതിന്റെതായ ഏഹ് മോനോഹാരിതകൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് അവർ വളരെ ഏഹ് നല്ല രീതിയിൽ പകർത്തി എടുത്തിട്ടുണ്ട് എഹ് ഇപ്പോൾ

സ്പീക്കർ 2 ജീവിതാണ് ഏഹ് അപ്പോൾ താങ്കൾ ബാക്കിയിള്ളത് എഹ് തുടർന്ന് പ
സ്പീക്കർ 1 സിനിമയിലെ യാത്രാന്ന് കാണിക്കുന്നത് മഹേശ്വരി പറഞ്ഞ പോലെ എന്നുവെച്ചാൽ ജീവിതം മാറ്റിയെടുക്കാനും ഈ എന്നുവെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജീവിതം യാത്രയാക്കി ആ തൊടങ്ങ്ന്ന യാത്രെടെ തൊടക്കത്തിലുള്ള മനുഷ്യരും ഇപ്പള് അവസാനത്തുള്ള മനുഷ്യരും വേറെ മനുഷ്യരാക്ക്ന്നൊരു രീതീല്ള്ളൊരു.
സ്പീക്കർ 1 ഏ ഇതിലാണ് സിനിമ ഏ യാത്രയെ കാണിക്കുന്നത് മനുഷ്യന്റെ മാറ്റവും ആ വളർച്ചയും ഒക്കെ കാണിക്കുന്ന ഓരോ രീതിയാണ് കൂടുതൽ സിനിമകളിലും ആ അതിലെ.
സ്പീക്കർ 1 ആള് തൊടക്കത്തിൽ എങ്ങനാന്നെച്ചാൽ അവർക്ക് അവർടേതായ പ്രശ്നങ്ങളും അല്ലെങ്കി അവർടെ ഉള്ളിലെ കൊറേ ഏ ഇത് ഉള്ളൊരു സാഹചര്യത്തിൽ അവരാ യാത്രയിൽ പോയി പുതിയ കാഴ്ച്ചകൾ കണ്ട് അവർ അവർടെ ഉം.
സ്പീക്കർ 1 മനസ്സ് മാറുന്നതാണ് ഏറ്റവും ആവശ്യകരമായിട്ടുള്ളൊരു കാര്യം അതാണ് ചലച്ചിത്രത്തിലും മഹേശ്വരി പറഞ്ഞ പോലെ കാണിക്കുന്നത് ഇപ്പോൾ പിന്നേ ഒരു യാത്രയിൽ പോകുമ്പോ ആ മഹേശ്വരിക്ക് പോകാനുള്ളാ.
സ്പീക്കർ 1 ഏറ്റവും ഇഷ്ടമുള്ള രീതിയെന്തായിരിക്കും എനിക്ക് ഇഷ്ടള്ള രീതീന്ന് പറഞ്ഞാൽ ഇത് വരെ ഞാൻ ഒരൂ ആ വിമാനത്തിൽ പോയിട്ടില്ല ആ അത്രയും ഉയർച്ചയിൽ പറന്ന്.
സ്പീക്കർ 1 ലോകത്തിനെ ആ ആ ഒരു ഉയർന്ന രീതീൽ നിന്നും താഴോട്ടേക്ക് കാണാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഒരു യാത്രയിൽ പോകുമ്പോൾ ഇത് വരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല പക്ഷെ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അതേപോലെ കപ്പലില് പോകാനായിട്ടും ഒരു അത്രേം ചുറ്റി.
സ്പീക്കർ 1 ഏ സമുദ്രള്ളൊരു ഇതിൽ കാണുന്നതും എനിക്കാഗ്രഹണ്ട് മഹേശ്വരിക്കതിനെ കുറിച്ച് എന്താണഭിപ്രായം

സ്പീക്കർ 2 അത് വളരെ ഒരു എഹ് രീ നല്ല രീതിയാണ് പക്ഷെ എഹ് യാത്രയെ പറ്റി പറയുമ്പോ മ്ബോഹ് നമ്മടെ സ്ത്രീകൾ നമ്മളെ ഈ ഇന്ത്യയിലെ സ്ത്രീകൾടെ യ ഏഹ് അവർക്ക് ഉള്ള സംരക്ഷണം അവര്ടെ ഏഹ് സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കുന്നുണ്ടോ?
സ്പീക്കർ 2 ഏഹ് ഇപ്പോൾ നമ്മുടെ സർക്കാർ അതിനായി കൊറേ എ കാര്യങ്ങൾ നമ്മുക്ക് ചിയുന്നുണ്ട് എന്നാൽ കൂടെ ആ ആ സ്ത്രീ സ്‌ത്രീകൾടെ യാത്രയി യാത്രക്കുള്ള സുരക്ഷിതത്വം എത്രെതോളം എഹ് പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ
സ്പീക്കർ 2 അതിനെ പറ്റി എന്താണ് പറയാള്ളത് ഇപ്പോഴും ഏഹ് സ്ത്രീകൾ സുരക്ഷിതരാണോ? ഒരു യാത്രക്ക് ഒരു ദീർഘ യാത്രക്ക് ഏഹ് ല ഒരു
സ്പീക്കർ 1 ആ എന്നോട് എന്നോട് ചോദിക്കാണെങ്കിൽ ഏ സ്ത്രീകൾക്ക് സുരക്ഷിദത്വണ്ട് പക്ഷെ ആവശ്യത്തിന് സുരക്ഷിദത്വല്ലെന്നാണെന്റെയൊരിത് സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഏ സുരക്ഷിദത്വം കൂട്ടാനായിട്ട്.
സ്പീക്കർ 1 പക്ഷെ ഇത് വരെ ആവശ്യത്തിനുള്ളൊരു നിലക്ക് കൊണ്ടന്നിട്ടില്ല എന്നാണ് എനിക്ക് മഹേശ്വരി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആ അത്രേ എനിക്ക് പറയാനുള്ളൂ.
സ്പീക്കർ 2 അതേ ഇപ്പൊ ഏ .
സ്പീക്കർ 2 അതെ ഇപ്പൊ ഏഹ് എനിക്കും അതുതന്നെയാണ് അഭിപ്രായള്ളത് നമ്മുക്കിത് ഏഹ് നിർത്താനുള്ള സമയായി അപ്പോൾ നമസ്കാരം നന്ദി ശരിയെന്ന.